വേഗം കൂട്ടിക്കൊണ്ടുവരാം. എല്ലാവർക്കും കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം ശരിയല്ലേ. yes ദേ നമ്മുടെ ജോബി മൈക്ക്~മൈക്കൽ പറയുന്നുണ്ട് good evening maam good evening മക്കളേ റിനീ രാജു good evening ദിജുൽ രാജ് ആ okay. ദി അഹ് ഉം ദിജുൽ രാജുവിന്റെ ശരിക്കുള്ള പേര്? ദിവികാ രാജ്~രാജൻ എന്റെ ദൈവമേ ഭയങ്കര പേരാണല്ലോ. അപ്പോ ദേ എല്ലാവർക്കും good evening ടെസ്ന ജോബി good evening

ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. yes very good റിയ അമീൻ good evening, okay. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്താണ്? നമ്മൾ ഇന്ന് നമ്മുടെ very far a little far അഥവാ നമ്മുടെ കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് എന്ന് പറയുന്ന chapter റ് നമ്മള് തകർത്തുപൊളിച്ച് അങ്ങ് തീർക്കാൻ പോകുവാ~ ണ്. അങ്ങ് complete ആക്കാൻ പോകുവാണ്. അപ്പോൾ ദേ ഇതില് miss ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അതുപോലെതന്നെ important ആയിട്ട് വരുന്ന നമുക്ക് അതിലത്തേ ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് question ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ questions സും നമുക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഒരു കുഞ്ഞു mind game കൂടെ നമ്മുടെ class ന്റെ അവസാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ദേ നിങ്ങൾ എല്ലാവരും excited അല്ലേ? ready അല്ലേ? ready ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ നമ്മുടെ class start ചെയ്യാം. നിങ്ങൾ ഒന്ന് നോക്കിയേ നമ്മുടെ chat box ല് നമ്മുടെ message അയയ്ക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒത്തിരി file emojis ഒക്കെ എടുക്കാൻ പറ്റൂലോ. അപ്പോൾ വേഗം നോക്കിയേ, വേഗം പോയിട്ട് ഒന്ന് search ചെയ്ത് നോക്കിയേ. ഒത്തിരി file emojis ഒക്കെ വേഗം ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങള് പഠിച്ചു വരുന്നുണ്ടാകുമല്ലോ പല മക്കളും പഠിച്ചു വരുന്നുണ്ടാകുമല്ലോ. ചില മക്കൾക്ക് അച്ഛനമ്മമാരൊക്കെയായിരിക്കും സഹായിച്ചു കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ miss നറിയാം. എന്നാലും നിങ്ങൾ ഒന്ന് try ചെയ്തു നോക്കിക്കേ. ഒത്തിരി file emojis ഒക്കെ ഇട്ടേ. എനിക്ക് വയ്യ. miss എ, ഞങ്ങളെയാണോ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന മക്കൾ ആണ്. ഞങ്ങ~

yes very good അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ദേ ഇട്ടേ. നമ്മുടെ chat box ഒക്കെ അങ്ങട് നിന്ന് കത്തട്ടെ. yes very good ദേ നമ്മുടെ chat box ഒക്കെ അടിപൊളിയായിട്ട് കത്തി അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. അടിപൊളി. അപ്പോ ദേ എല്ലാവരും കട്ട energy യിൽ ആണ് എന്നുള്ളത് miss ന് മനസിലായി. miss പറയുന്നതൊക്കെ എല്ലാവർക്കും

yes അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ class നമുക്ക് start ചെയ്യാം. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള എനിക്കു വയ്യ. നമ്മുടെ പിള്ളേരെല്ലാവരും വൻ super ആണല്ലോ. വൻ set ആണ്. yes miss ന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതേ power നിമ്മുടെ class ന്റെ അവസാനം വരെ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതേ energy ഇതേപോലെ തന്നെ നിങ്ങള് maintain ചെയ്തുകൊള്ളുക. okay അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ദേ പല തരത്തിലുള്ള communication devices നമ്മള് പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തില് നിങ്ങള് ഒന്നു നോക്കിയേ, ഈ കൂട്ടത്തില് നമുക്ക് മൊത്തം ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന, എല്ലാവരെയും അറിയിക്കാൻ പറ്റുന്ന ഏതൊക്കെ devices ആണുള്ളത്? communication devices ഒരു message എല്ലാ ജനങ്ങളെയും at a time അറിയിക്കാൻ പറ്റുന്ന ആ ഒരു communication devices ഈ കൂട്ടത്തിൽ നിങ്ങൾ ഒന്നു വേഗം select ചെയ്തേ. ഏതൊക്കെയാണ്? ദേ ഇവിടെ നമ്മുടെ computer ഉണ്ട്, ദേ television ഉണ്ട്. ദേ നമ്മുടെ radio ഉണ്ട്, walkie talkie ഉണ്ട്, അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ വേഗം ഒന്ന് select ചെയ്തേ. വേഗം ഒന്ന് select ചെയ്തേ. ഇതിൽ ഏതാണ് നമ്മുടെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും at a time ഒരുമിച്ച് എല്ലാവരേയും ഒരു message അയയ്ക്കാൻ പറ്റുന്നത് ഏതാണ്? yes very good സൌരവ്, റിനി രാജു correct ആയിട്ട് പറയൂ. ജൂബി മൈക്കൽ~മൈക്കൽ ആഹ് ദിജിൽ രാജ് എല്ലവരും പറഞ്ഞു, television, television മാത്രാണോ? television മാത്രാണോ? mobile കൂടി നമ്മു~ ക്ക് ഒരാൾക്ക് മാത്രല്ലേ? miss ചോദിച്ചതെന്താ? mobile ൽ കൂടി നമുക്ക് ഒരാൾക്ക് മാത്രാണ് ആഹ് ഒരു സന്ദേശം പറയാൻ പറ്റുക അല്ലേ? നമ്മൾ നമ്മുടെ friend നോടൊക്കെ സംസാരിക്കുന്നപോലെ. പക്ഷേ miss എന്താ ചോദിച്ചത്? ഒരു സന്ദേശം എല്ലാ ജനങ്ങൾക്കും at a time, at a time എ~എല്ലാർക്കും. ഒരു സമയത്തില്, അതേ കൃത്യസമയത്തുതന്നെ ആ എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മുടെ message deliver ചെയ്യുന്ന ആ ഒരു deliver ചെയ്യുന്ന ഇതിൽ ഏതാ അതൊക്കെ? TVvery good, news paper very good റിനി രാജു, yes, very good പിന്നെ അതുപോലെതന്നെ answer കള് ഇങ്ങനെ ചാടിച്ചാടി ഇങ്ങനെ പോരട്ടെ. പിന്നെ ഏതൊക്കെ പറ്റും? പിന്നെ ഏതൊക്കെ പറ്റും? വേഗം വേഗം വേഗം പറയൂ. yes ആ television okay television ഉണ്ട്. ദേ നിങ്ങൾ പറയുന്ന answers ഒക്കെ miss എഴുതാം. television ചെയ്യാൻ പറ്റും. അല്ലേ? television ല് നമ്മുടെ ഒക്കെ ഒരു news അവര് സ്വകാര്യമായിട്ട് നമുക്ക് മാത്രായിട്ടാണോ പറഞ്ഞുതരുന്നത്? അല്ല. അല്ലേ? ജനങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഇനി നിങ്ങൾ എന്താ പറഞ്ഞത്? television കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞത് നമ്മുടെ newspaper അല്ലേ? very good. News paper നമുക്കെല്ലാവർക്കും ഉള്ളതാ~ ണ് അല്ലേ? എല്ലാവർക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ, പിന്നെ ഏതാണ്? ആ അബൂബ~അബൂബക്കർ very good എന്താണ് മക്കളേ radio very good Okay radio അപ്പോൾ ഇവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇത് എല്ലാതും at a time ൽ ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മള് കൊടുക്കുകയാണ് അല്ലേ? ഇപ്പോൾ ജനങ്ങൾ എന്നുപറയുമ്പോൾ അത്രയും ആൾക്കാരുണ്ട് അപ്പോ അത് അതുകൊണ്ടുതന്നെ നമുക്ക് അതൊരു ഒരു mass ന്ന് നമ്മള് mass എന്നാണ് അത്രയും ജനക്കൂട്ടത്തിന് നമ്മള് എന്തു പറയും? mass എന്നു പറയും അല്ലേ? mass എന്ന് നമ്മള് പറയും. നമുക്ക് mass എന്നു പറയും. അത്രയും ജനക്കൂട്ടത്തിന് നമ്മള് mass എന്ന് പറയും അപ്പോൾ ഈ മൊത്തത്തിൽ ആ ഒരു ജന~ ക്കൂട്ടങ്ങൾക്ക് മൊത്തത്തിൽ നമ്മള് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു സന്ദേശം എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോ അതുകൊണ്ടുതന്നെ ഈ communication devices നെ ഒക്കെ നമ്മൾ എന്തു പറയും? എന്തുപറയും? ജനങ്ങൾക്ക് ജനക്കൂട്ടത്തിന് മൊത്തം കൊടുക്കുന്ന കാരണം അതിനെ നമ്മൾ mass media എന്ന് നമ്മൾ പറയും. mass media അപ്പോൾ mass media എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. എന്താണ് mass media എന്ന് വച്ച് കഴിഞ്ഞാൽ അത് ഒരു medium of communication ആണ്. അത് എന്താ ചെയ്യുന്നത്?

ഒത്തിരി ആൾക്കാർക്ക് കൊടുക്കുന്നതിനെ ആണ് നമ്മള് എന്തു പറയുന്നത്? ആ കൊടുക്കുന്ന ആ ഒരു നമ്മുടെ communication devices നെ ആണ് നമ്മള് എന്തു പറയുന്നത്? mass media എന്നുപറയുന്നത് അല്ലേ? okay എന്താണ് ഒരു സന്ദേശം ഒരുകൂട്ടം ആൾക്കാർക്ക് ഒരേസമയം കൈമാറ്റം ചെയ്യുന്ന സംവിധാനങ്ങളെ ആണ് നമ്മൾ എന്തു പറയുന്നത് mass media അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ ബഹുജന ആശയ വിനിമയ മാധ്യമങ്ങൾ എന്ന് പറയും. okay mass media എന്നുപറയുമ്പോൾ കുറച്ച് കുഞ്ഞ് ആയിപ്പോയി മലയാളത്തിൽ പറ~ യുമ്പോൾ കുറച്ച് വലുതായി അല്ലേ? ബഹുജന ആശയവിനിമയ മാധ്യമങ്ങൾ എന്ന് നമ്മള് പറയും. okay അതാണ് mass media എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. okay അപ്പോ അത് എന്താണ് mass media എന്ന് നമ്മള് പഠിച്ചു. ഇനി നോക്കിക്കഴിഞ്ഞാല് ചെല ഇപ്പോ ഇപ്പോഴും നമ്മുടെ പല പല devices ഉം പണ്ട് ഉണ്ടായിരുന്ന devices ന് നമുക്ക് ഇപ്പോ ഇല്ല അല്ലേ? നമ്മുടെ ഏതൊക്കെ devices ആണ് നമുക്ക് ഇപ്പോ ഇല്ലാത്തത്? പണ്ടൊക്കെ നമ്മള് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ letters എഴുതിയിട്ട് letter ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ post office ൽ കൊണ്ടു പോയിട്ട് ഇങ്ങനെ post ഇടും. അപ്പോ ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കാത്തിരിക്കും ആ letter എപ്പോഴാണോ വരിക? post office ൻറെ ആ ഒരു post man എപ്പോഴാണോ കൊണ്ടുവരിക എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാത്തിരിക്കും. അല്ലേ ചിലരൊക്കെ ഓരോരോ മാസങ്ങൾ ഇങ്ങനെ letter ഇങ്ങനെ ഇടും. ആ ഇന്ന ഈ ഒരു മാസത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ letter ഒക്കെ എഴുതും. പണ്ടൊക്കെ, miss ന് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ miss ന്റെ അമ്മ miss ന്റെ അച്ഛൻ gulf ൽ ഒക്കെ ആയിരുന്ന സമയത്ത് അമ്മയ്ക്ക് അല്ല അച്ഛന്

നല്ല mark കിട്ടി അല്ലെങ്കിൽ ഭയങ്കര കുറുമ്പി ആണ്. എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഇവർ ചെയ്യും, അവർ ഇങ്ങനെ, ആ എല്ല എൻറെ അമ്മ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിട്ട് അച്ഛന് ഇങ്ങനെ കൊടുത്തിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ letter ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ നമ്മൾ ചെയ്യോ? ഇപ്പോ ഇപ്പൊ അത് ആരെങ്കിലും ചെയ്യേ? ആരും ചെയ്യില്ല. മക്കളെ ജീന menti ഉണ്ട് കേട്ടോ. menti നമ്മള് കളിക്കും. class ന്റെ അവസാനം നമ്മള് menti കളിക്കൂട്ടോ. menti ഇല്ലാതെ miss നിങ്ങളുടെ അടുത്തേക്ക് വരുവോ? വരില്ല അല്ലേ. menti നമ്മൾ അടിപൊളിയായിട്ട് കളിക്കും. അങ്ങനെ പഴയ കാലത്തുള്ള പല communication medias ഒന്നും നമുക്ക്

signals ആയിട്ട് അവരിങ്ങനെ messages pass ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു. പക്ഷേ അത് എന്ത് ഇല്ല, ആ telegram ഇപ്പോ ഇല്ല, അല്ലേ. നമ്മുടെ ഇപ്പോൾ phone ലുള്ള telegram മാത്രം ഉള്ളപ്പോൾ. ഇപ്പോൾ എന്ത് ഇല്ല, telegram ഇല്ല, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയോ? telegram മില്ല, വേറെ ഏതെങ്കിലും അറിയോ? telegram മില്ല, പിന്നെ വേറെ ഏതെങ്കിലും അറിയോ? radio. ആ radio ഒക്കെ radio നമുക്ക് വേണമെങ്കിൽ ഇപ്പോ പറയാം കാരണം ഇപ്പോ അധികമാരും use ചെയ്യൽ ഇല്ല അല്ലേ? പക്ഷെ മൊത്ത~ ത്തിൽ ഇല്ലാതായി എന്നു പറയാൻ പറ്റുമോ? മൊത്തത്തിൽ ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല. കാരണം, ചെല വീട്ടിലൊക്കെ അച്ചാച്ചൻമാർക്ക് ഒക്കെ ഇപ്പോഴും ആ radio കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. radio ഇപ്പോഴും ആ നല്ല ര~രസം ആയിട്ട് ആ ആകാശവാണി ഒക്കെ ഇപ്പോഴും നമ്മള് കേൾക്കുന്നവർ ഉണ്ട്. miss പറഞ്ഞില്ലേ miss ന് ആ ആകാശവാണിത്തെ വാർത്തകള് കേൾക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടാണ് ഇപ്പഴും. അപ്പോ അങ്ങനെ miss, miss ആയാലും ഇപ്പോ ആ, ജീന അല്ല അല്ലേ? ഗൗതമാണ് അല്ലേ? okay. miss ദേ നിങ്ങൾ നിങ്ങള് ചിലപ്പോൾ അച്ഛൻറെയോ അമ്മ അമ്മയുടെ ഒക്കെ phone ൽ നിന്ന് ഒക്കെ ആയിരിക്കില്ലേ കയറുന്നുണ്ടാവുക, അപ്പോ miss ദേ ഇവിടെ കാണുന്ന ആ ഒരു പേരാണ് കേട്ടോ miss, miss ന് പെട്ടെന്ന് നിങ്ങളുടെ ശരിക്കുള്ള പേര് അറിയില്ലല്ലോ. അപ്പോൾ miss പെട്ടെന്ന് ഇതില് കാണുന്ന പേര് ആയിരിക്കും കേട്ടോ നിങ്ങളെ വിളിക്കുക. okay ആ പിന്നെ അതുപോലെതന്നെ നമ്മുടെ post office കൾ ഒക്കെ ഇപ്പോ post office കളൊക്കെ ഇപ്പഴും ഉണ്ട്. അതുപക്ഷേ letter അയക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകാരണം അതൊക്കെ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ ഇല്ലാതായ കുറച്ച്, കുറച്ച് devices ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ telegram. okay, telegraph ഇപ്പോ ഇല്ല. അത് നമ്മുടെ മൊത്തത്തിൽ അങ്ങോട്ട് ഇല്ലാതായി പോയി. അത്, അതിപ്പോ ആരും ഉപയോഗിക്കുന്നില്ല. പിന്നെ അതുപോലെതന്നെ mobile ഉപയോഗിക്കാണ്ടായോ? mobile നമ്മള് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലേ? നമ്മുടെ കയ്യിൽ ഇതേ ഇപ്പഴും നിങ്ങള് ചിലപ്പോൾ ഈ classes ഒക്കെ miss ന്റെ കാണുന്നത് എന്തിലായിരിക്കും? telegram ൽ ആയിരിക്കും. പിന്നെ അതുപോലെതന്നെ വേറൊരു, വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. പണ്ട് ഈ ആൾക്കാര് എന്തെങ്കിലും അക്ഷരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് സന്ദേശങ്ങൾ കൈമാറിക്കാൻ~ കൈമാറാൻ വേണ്ടിയിട്ട് അവരിതുപോലെ എന്തെങ്കിലും flag ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വല്യ ദൂരെ ഉള്ള സ്ഥലത്തേക്ക്, ദൂരെയുള്ള സ്ഥലത്തേക്ക്, ഇവര് എന്ത് ചെയ്യും വല്യ എന്തെങ്കിലും ഒരു tower ന്റെ മേലെ കയറി നിന്നിട്ട്, ഉയരമുള്ള ഒരു സ്ഥലത്തിൻറെ മേലെ കയറി നിന്നിട്ട് miss ന്റെ name അർച്ചന കേട്ടോ, അർച്ചന അപ്പോ ATR എന്ന് വിളിക്കും. ATR എന്ന് വിളിക്കൂട്ടോ. അർച്ചന TR എന്നാണ്. അർച്ചന TR ന്റെ short form ആണ് കേട്ടോ ATR. നോക്കിയേ അപ്പോൾ ദേ ഇങ്ങനെ നിന്നിട്ട് അവര് എന്ത് ചെയ്യും? ഇങ്ങനെ flag ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പല പല ആ ചിഹ്നങ്ങൾ ഒക്കെ കൊടുത്തിട്ട്, signals ഒക്കെ കൊടുത്തിട്ട് അവര് സന്ദേശങ്ങള് കൈമാറും. ഇതിനെ നമ്മള് ഒരു പേര് വിളിക്കും. ഇത് നിങ്ങൾക്ക് മിക്കതും അറിയുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ semaphore കൾ എന്ന് വിളിക്കും. semaphore കൾ. ഇതും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് തീരെ ഉപയോഗിക്കലില്ല. അപ്പോ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ അക്കങ്ങളെ ഒക്കെ കുറിക്കാൻ വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യും? എന്തെങ്കിലും രണ്ട് കൊടികൾ okay രണ്ട് കൊടികള് ഇങ്ങനെ പല, പല, പല, പല direction ൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ signals ആണ്. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. okay അപ്പോൾ അങ്ങനെ അങ്ങനെ ചലിപ്പിച്ചിട്ട് കൈകൾ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നു. okay അപ്പോൾ ഏറുമാടങ്ങളിൽ അല്ലെങ്കിൽ ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒക്കെ ഇരുന്നിട്ട് ഒക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അകലെ ഇരുന്ന് ട നമ്മുടെ അഹ് tower ൽ നിന്നിട്ട് ആൾ എന്ത് നമ്മുടെ ദൂരദർശനി ഉണ്ടല്ലോ. ഇങ്ങനെയിങ്ങനെ, ആ നമ്മുടെ binocular ന്റെ പഴയ ഒരു version, ദൂരദർശനി? അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ signal അടുത്താള് മനസ്സിലാക്കും. okay അതു മനസ്സിലാക്കിയിട്ട് അവര് എന്താണ് സന്ദേശം അവര് എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം എന്നുള്ളതൊക്കെ ഇവര് മനസ്സിലാക്കി എടുക്കും അകലെയുള്ള ആള് അങ്ങനെ മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു രീതിയായിരുന്നു നമ്മുടെ semaphore കൾ എന്നുപറയുന്നത്. അപ്പോൾ അതില് ദേ ഇതുപോലെ പല പല direction കള് പല പല flag പല പല direction ൽ ഒക്കെ വെച്ച് കാണിക്കുമ്പോൾ അതിനൊക്കെ ഭയങ്കര ഭയങ്കര അർഥങ്ങൾ ആയിരുന്നു okay അപ്പോൾ അങ്ങനെ എന്താണ് semaphore എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? miss ന് ദേ English Medium പിള്ളേരും വേണം മലയാളം medium വേണം. രണ്ടുപേരും നമുക്ക് equal ആയിട്ടാണ് miss ദേ കൊണ്ടുപോകുന്നത് okay അപ്പോൾ semaphore എന്നുവച്ചാൽ ഇത്രയേ ഉള്ളൂ. use of an apparatus അല്ലേ? ആദ്യ

ഈ flag ഒക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ ദൂരെയുള്ള സ്ഥലത്തേക്ക് visual signals കൊടുക്കുന്നത് ആയിരുന്നു നമ്മുടെ semaphore കൾ എന്നു പറയുന്നത്. okay അപ്പോൾ ഈ ഒരു semaphore എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് അത് നടത്തുന്നത് ഒന്നുമില്ലെ ഹാ നമ്മുടെ തീ, തീ ഉണ്ടല്ലോ. തീ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. തീ, നമ്മുടെ flag തന്നെ ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. flag ന് പകരം ചിലവര് എന്ത് ചെയ്യും? തീ ഉപയോഗിക്കും. തീ ഇങ്ങനെ പല പല direction ൽ കാണിക്കും. അല്ലെങ്കിൽ light കള്, എന്തെങ്കിലും light കള് കാണിക്കും എന്തെ~ ങ്കിലും തരത്തിൽ അവർക്ക് അകലെയുള്ള ആൾക്കാർക്ക് signal കൊടുത്താൽ മതി, അതേപോലെ തന്നെ എന്തെങ്കിലും flag ഓ അല്ലെങ്കിൽ ആഹ് sunlight ന്റ direction ഓ അത് എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ moving arms അല്ലേ കൈ, കൈ ഇങ്ങനെ അങ്ങോട്ടാ ഇങ്ങോട്ടാ മാറ്റിയിട്ടോ അതിന്റെയൊക്കെ direction ൽ ഒക്കെ അനുസരിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത് അവരിങ്ങനെ semaphore കൾ, okay അതിനനുസരിച്ചിട്ടാണ് അവര് ആശയങ്ങള് കൈമാറ്റം ചെയ്തിരുന്നത്. okay അപ്പോൾ അത് എന്തിനാണ് traffic signal ൽ അതായത് നമ്മുടെ railway systems ല് ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആയിട്ട് use ചെയ്ത് വരുന്നത്. okay ഇപ്പോൾ ഇപ്പോ recent ആയിട്ട് ഇല്ല കുറച്ചു നാള് മുന്നേ വരേക്കും അത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ആ railway sta~station ലും അതേപോലെതന്നെ traffic light ഒക്കെ ഇല്ലേ city സില് ഒക്കെ അതിലൊക്കെ വേണ്ടിയിട്ടാണ് ഈ semaphore കൾ അല്ലേ ആ ഇവിടേക്ക് വരരുത്, അതാണ് ആ മറ്റേ direction ലൂടെ പോകൂ എന്നൊക്കെ പറയാൻ ആയിട്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഈ semaphore കൾ. നമ്മുടെ railway station ലും അതുപോലെതന്നെ traffic, traffic signal സിന്റെ അവിടെയൊക്കെ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. okay, yes okay അപ്പോൾ അതാണ് semaphore കൾ. semaphore കളും നമ്മുടെ telegram പോലെ തന്നെ ഇപ്പോൾ അത് ഇല്ല. ഇപ്പോൾ അത് ഇല്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു സാധനം കൂടെ ഇപ്പോൾ ഇല്ലാതെ ആയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കും ആ miss ഉം കണ്ടിട്ടില്ല അത് ചുമ്മാ ഒന്ന് അറിയാം. okay അടുത്തതാണ് എന്താ pager എന്നു പറയുന്നത്. pager എന്നുവച്ച് കഴിഞ്ഞാല് just അത് ഇങ്ങനെ സംസാരിച്ചിട്ട് ആ hello, hello എന്നു പറഞ്ഞിട്ട് ദേ ഇന്നത് വരുന്നുണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. just എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ആ അത് just ഇങ്ങനെ message ഒരു കുട്ടി message അങ്ങട് അയക്കാനെ പറ്റുള്ളൂ okay അപ്പോ അത് just ആ message എന്താണെന്ന് മാത്രം അങ്ങട് വേഗം അങ്ങട് അയച്ചു കൊടുക്കാം. അതായത് സന്ദേശം അയയ്ക്കാൻ ആയിട്ട് നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നമ്മുടെ pager എന്നു പറയുന്നത്. അപ്പോ ആദ്യം എന്തു ചെയ്യും? ആദ്യം നമ്മൾ service provider ന്റെ പ്രത്യേക phone number ലേക്ക് ഇതിൻറെ ഈ ഒരു pager ന്റെ service provider ലേക്ക് എന്തുചെയ്യും അവരുടെ പ്രത്യേക ഒരു phone number ഒക്കെ ഉണ്ടായിരിക്കും. അതിലേക്ക് എന്ത് ചെയ്യും ആ ആ സന്ദേശം അതിലേക്ക് വിളിച്ചിട്ട് ആ ഇന്ന സന്ദേശമാണു കേട്ടോ. for example ള് നമ്മള് പറയുകയാണ് അതെ ആ ഇത്ര മണിക്കത്തെ flight cancel ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയും okay ഇപ്പം ഇതേപോലെ okay ദേ ഇതേ പോലെ ദേ ഇത്ര മണിയുടെ flight cancel ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. ഇതാണ് pager എന്ന് പറയുന്നത്. ഇതാണ് പണ്ട് കാലത്ത്, നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷേ ഇതാണ് സംഭവം എന്ത് pager എന്നുപറയുന്നത് കുഞ്ഞൊരു ആ കുഞ്ഞൊരു ഒരു ഇതു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുഞ്ഞു ഒരു സന്ദേശം മാത്രായിട്ടേ അയക്കാൻ പറ്റൂളളൂ. ദേ ഇതിൽ കണ്ടോ, ദേ don't rush flight ആ don't rush flight cancelled new flight അല്ലേ? വളരെ short ആക്കിയിട്ട് അങ്ങട് എഴുതി വച്ചിരിക്കുകയാണ് അല്ലേ? ഭയങ്കര short ആയിട്ടാണ് എഴുതി ആ don't rush അല്ലേ? ധൃതി പിടിക്കണ്ട ആവശ്യമില്ല. flight cancelled അല്ലേ? flight cancel ആയി പോയിട്ടുണ്ട്. new flight ഇല്ലേ അതെ new flight ന്റെ details ഒക്കെ ഇതാ കൊടുക്കുന്നുണ്ട്. ഇത്ര മണിക്കാണ് പുതിയ ആ പുതിയ flight ദേ ഇത്ര മണിക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ അഹ് ആ menti യുണ്ട് മക്കളേ, menti യുണ്ട് കേട്ടോ. okay ദേ പുതിയ flight ദേ ഇത്ര മണിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ messages പറയാനുള്ള കാര്യം ഭയങ്കര short ആക്കിയിട്ട് കൊടുക്കുന്നത് ആയിരുന്നു എന്ത് നമ്മുടെ pager എന്നുപറയുന്ന സംവിധാനം. okay അപ്പോ എന്ത് ചെയ്യും? ആദ്യം ഈ ഒരു pager ന്റെ service provider റുടെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും എന്ത് ആ message പറയും. ദേ ഇന്നതാണ് കേട്ടോ. flight cancel ആയിട്ടുണ്ട് എന്നുള്ളത് പറയണം എന്നു പറയും. okay അപ്പോൾ ഒപ്പം എന്ത് ചെയ്യും? ഒപ്പം അയക്കുന്ന ആളുടെ പേരും കിട്ടണ്ട ആ ഒരു pager number റും ഏത് pager ലേക്ക് ആണോ അയക്കേണ്ടത്, ആ pager number നമ്മള് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, service provider ആണ് അയാളാണ് എന്ത് ചെയ്യുക, ആ ഒരു message അയക്കുന്നത്. അപ്പോ പക്ഷേ mobile phone ഒക്കെ വന്നതിനുശേഷം mobile phone ഒക്കെ വന്നതിനുശേഷം പിന്നെ അതിൻറെ ആവശ്യം ഒന്നും വന്നിട്ടില്ല അല്ലേ. അങ്ങനെ ഇപ്പോൾ pager ഒന്നും ആരും അങ്ങനെ ഉപയോഗിക്കാതായി. okay, yes എങ്കിൽ നമ്മുടെ class ദേ ഇതൊക്കെ നിങ്ങള് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് menti നന്നായിട്ട് കളിക്കാൻ പറ്റൂട്ടോ. അപ്പോ ദേ ഇതൊ~ ക്കെ ദേ important ആണ്. ദേ ഇപ്പോൾ ശ്രദ്ധിച്ചോ. ഇത് വളരെ important ആണ്. menti ക്ക് ഒക്കെ ആവശ്യം വരൂട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു, class ൽ ശ്രദ്ധിച്ചാൽ മാത്രാണ് നമ്മുടെ class ന്റെ അവസാനാണ് നമ്മള് menti കളിക്കുക. എന്നാൽ ആണ് മനസ്സിലാവുകയുള്ളൂ okay. ഉം അപ്പോ pager കള് അങ്ങനെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മള് പഠിച്ചത്? ഏതൊക്കെയാണ് പഠിച്ചത്? yes, telegram പഠിച്ചു. telegram ഇല്ലാതായി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരാണ്? telegram നെ പോലെ തന്നെ pager ഇല്ല ല്ലേ pager ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ semaphore കൾ ഇല്ല. semaphore കൾ ഇല്ല. okay അപ്പോൾ ഇത്രയൊക്കെ ആണ് നമ്മക്ക് ഇപ്പോ ഉപയോഗിക്കാത്ത ആ ഒരു communication devices ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. okay clear ആയോ? ya, okay ഇവിടെ അങ്ങനെ E ആണ് കേട്ടോ semaphore okay clear ആയല്ലോ. ഇനി ദേ, ഇവിടെ ദേ കൊടുത്തിട്ടുണ്ട് അല്ലേ? ദേ ഇവിടെ news ല് ഈ ഒരു ചേച്ചി പറയുകയാണ് എന്ത് മണിക്കൂറിൽ നൂറ്റമ്പത് kilometer വരെ വേഗത്തിൽ കാറ്റ് വീശാൻ ആയിട്ട് സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മള് ഇവിടെ TV ഒക്കെ കാണാന് എന്താണ് നമ്മള് news ഒക്കെ വയ്ക്കും അല്ലേ? ആ നമുക്ക് അറിയാല്ലോ. നിങ്ങള് പ്രധാനായിട്ടും news വയ്ക്കുന്നത് എന്തിനാണ്? ഏഹ് എന്തിനാണ് പ്രധാനമായിട്ടും news വയ്ക്കുന്നത്? എന്തെങ്കിലും ഹർത്താൽ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ദുണ്ടോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണോ നിങ്ങള് news എന്തെങ്കിലും അവധി കിട്ടാൻ മഴ~ ക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ എല്ലാവരും news എങ്ങനെ രാവിലെ കാണാതിരിക്കും? മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും news ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാ. എപ്പോഴായിരിക്കും? അല്ലാതെ news കാണുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? അല്ലാതെ news കാണുന്ന ആൾക്കാരുണ്ടോ? ആ cartoon ഒക്കെ നിങ്ങള് എല്ലാവരും കാണും എന്നുള്ളത് miss നറിയാം. news കാണുന്ന ആരെങ്കിലും ഉണ്ടോ? yes മഴക്കാലായി കഴിഞ്ഞാല് നിങ്ങളെല്ലാവരും ദേ first അഹ് അച്ഛനേം അമ്മനേം ഒക്കെ മാറ്റി നിർത്തിയിട്ട് മാറ്, മാറ് മാറ് മാറ് എനിക്ക് news കാണണം എന്ന് പറഞ്ഞിട്ട് first തന്നെ പോയി ഇരിക്കും. എന്തിനുവേണ്ടീട്ടാ? എന്തെങ്കിലും അവധികൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ആണോ അങ്ങനെയാണോ? ഏയ് അല്ല അല്ലേ? ഏയ് miss എ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ നല്ല കുട്ടികളാണ് അല്ലേ? yes ആ എന്റെ മക്കള് എല്ലാവരും നല്ല കുട്ടികളാ. അത് miss ന് അറിഞ്ഞു കൂടെ? ഓഹ് എല്ലാവരും നല്ല കുട്ടികളാ. അതേപോലെതന്നെ നമ്മുടെ ദേ ആ police മാമൻ ദേ ഇവിടെ ഒക്കെയുണ്ട്. police മാമൻറെ walkie talkie യിൽ ഇങ്ങനെ പറയുകയാണ് ദേ mobile phone പിന്തുടർന്ന് നമ്മുടെ കുറ്റവാളിയെ ദേ പിടിച്ചു, കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ലേ? പിന്നെ അതുപോലെതന്നെ അല്ലേ അപ്പോ which are the other field in which means of communication are used അല്ലേ? അപ്പോ ഇങ്ങനെ, ഒരു minute മക്കളെ അപ്പോ ഇങ്ങനെ നമ്മുടെ ഈ പലതരത്തിലുള്ള ഈ communications നെ നമ്മള് പല തരത്തില് നമ്മള് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോ എന്തിനൊക്കെയാണ് നമ്മളീ communication ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് communication ഉപയോഗിക്കുന്നത്? നിങ്ങള് ഇപ്പോ പല ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും communication ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും വേഗം പറഞ്ഞേ. എന്തിനൊക്കെയാണ് ആ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് നമ്മുടെ പല തരത്തിലുള്ള communication devices നമ്മള് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്?

yes, very good നസീമ സിദ്ദീഖ്. correct ആണ്. message അയക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് മറ്റൊരാൾക്ക് സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ട്. to know informations correct ആണ് അല്ലേ? informations അറിയാൻ വേണ്ടിയിട്ട്. very good പിന്നെ yes ആ miss എ ഞാൻ അഞ്ചൽ ആണ്. ഓ അഞ്ചൽ നാലാം class ലെ class കാണാൻ വന്നിരിക്കുന്നുണ്ടോ? okay, yes പിന്നെ? പിന്നെ വേറെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നിങ്ങള് വേഗം പറഞ്ഞേ. വേഗം ഉത്തരം ഉത്തരം വേഗം miss ചോദിക്കുമ്പോഴേക്കും നല്ല മക്കൾ ആയിട്ട് ചാടി ചാടി ഉത്തരം പറയണം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ phone ൽ കൂടെ ആണല്ലേ എന്തെങ്കിലും information, ആ very good, informations കിട്ടാൻ ആയിട്ട്. very good. ആ നമുക്ക് എന്തെങ്കിലുമൊക്കെ warnings ഒക്കെ തരും ഇല്ലേ? ദേ ഇത്ര മണിക്ക് ആ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കടലിൽ പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ news ല്? അപ്പോ അത് എന്താണ്? മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ദേ നമ്മുടെ ഈ പലതരത്തിലുള്ള നമ്മുടെ communication devices police മാമന് കുറ്റവാളികളെ കണ്ടു പിടിക്കാൻ സഹായിച്ചത് എന്താണ് ആ ഈ walkie talkie ഒക്കെ ഉള്ളത് കാരണം അല്ലേ? ദേ വേഗം. കുറ്റവാളി ദേ അപ്പുറത്തെ side ൽ കൂടി പോകുന്നുണ്ട്. ദേ വേഗം മറ്റേ വഴിയിൽ കൂടെ നമ്മുടെ കുറ്റവാളി വരുന്നുണ്ട്. അപ്പോൾ ദേ over over, വേഗം എല്ലാവരും ചെല്ലൂ എല്ലാവരും ചെല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മുടെ police മാമൻ ബാക്കിയുള്ള എല്ലാ police മാമൻമാർക്കും വേഗം message കൊടുക്കും അല്ലേ? അപ്പോ അതുകാരണം yes, very good വിജീഷ, വിജിഷാ ജിസ് okay. എന്താണ് weather forecasting അല്ലേ? കാലാവസ്ഥാപ്രവചനം. അതിനൊക്കെ correct ആയിട്ട് സഹായിക്കും അല്ലേ? ദേ ഇത്ര മണിക്ക് അല്ലേ? നമ്മുടെ എന്താണ് നമ്മുടെ ഇത് ഇങ്ങനെ പറയുമല്ലോ ദേ മറ്റിടത്ത് ന്യൂന~ മർദ്ദം ഉണ്ട്. അപ്പോ നല്ല ശക്തിയായ മഴ പെയ്യാൻ chance ഉണ്ട്. അല്ലെങ്കിൽ ദേ ശക്തമായിട്ടുള്ള അഹ് കൊടുങ്കാറ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ കാലാവസ്ഥാ പ്രവചനത്തിനും നമ്മളെ ആരു സഹായിക്കുന്നുണ്ട് ഈ ഒരു ആ warnings, very good അപ്പോ warnings

നമ്മുടെ ഇത്തവണത്തെ football കണ്ടിരുന്നോ? നമ്മുടെ FIFA world cup എല്ലാവരും കണ്ടിരുന്നോ? കണ്ടിരുന്നോ? yes ആ കണ്ടിരുന്നു അല്ലേ? അപ്പോ അങ്ങനെ നമ്മുടെ football world cup ഒക്കെ അവിടെ നടക്കുമ്പോ നമ്മള് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കയ്യടിച്ചിരുന്നു അല്ലേ? അത് ഏതോ ഒരു നാട്ടിൽ ആണ് നടക്കുന്നത്. പക്ഷേ നമ്മള് എന്ത് ചെയ്തു? നമ്മള് അപ്പോഴേക്കും ഭയങ്കര ആവേശം ആയിട്ട് മെസീനെ അതുപോലെ റൊണാൾഡോനെക്കെ കണ്ടപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കരായിട്ട് കോരിത്തരിച്ചു അല്ലേ? അപ്പോ അങ്ങനെ നമ്മൾ ഇവിടിരുന്ന് ഭയങ്കര കയ്യടിയും ആർപ്പുവിളിയും ന്താ ബഹളവും ഒക്കെ ആയിരുന്നു. അതിനൊക്കെ കാരണം എന്താ? ഈ communication devices ആണ് അല്ലേ? ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ നടക്കുവോ? ഒന്നും നടക്കില്ല yes ആ പിന്നെ mobile banking, very good ജോബിൻ മൈ~മൈക്കിൾ very good, mobile banking നുണ്ട് നമ്മളിപ്പോ ഗൂഗിൾ പേ ഉണ്ട phone പേ ഉണ്ട്. അല്ലേ ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ് മറ്റൊരാൾക്ക് സാധനങ്ങള് കൊടുക്കാൻ ആയിട്ട്, നമ്മള് എന്താണ് ആ ചേട്ടാ mobile banking ഇല്ലേ? അല്ലേ നമ്മുടെ ഗൂഗിൾ പേ ഇല്ലേ ചേട്ടാ? നമ്മളിപ്പം ചോദിക്കുക കയ്യിൽ ഒക്കെ പൈസ വയ്ക്കൽ കുറവാണ്. അപ്പോ അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ, ആഹ് ആരാണ് ആരാണ് ഏ നമ്മുടെ mobile phones ആണ്. അപ്പോ ദേ അതിൻറെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? live telecast നു വേണ്ടിയിട്ട് അല്ലേ? തൽസമയ സംപ്രേഷണം, തൽസമയ സംപ്രേഷണം. സമയ സംപ്രേഷണം നടത്താൻ ആയിട്ട്. സംപ്രേഷണം. when പിന്നെ weather forecasting അല്ലേ weather for forecasting എന്നുവച്ചാൽ എന്താണ് കാലാവസ്ഥാ പ്രവചനത്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലേ? കാലാവസ്ഥ, ഇപ്പോ ഇതൊക്കെ important ആയിട്ടുള്ള point കൾ ആണ് കേട്ടോ. അപ്പോ എൻറെ മക്കള് വളരെ important ആയിട്ട് ഇതൊക്കെ പഠിച്ചിരിക്കണം. okay പിന്നെ അതുപോലെതന്നെ warnings അല്ലേ? ആ very good. നസീമ സിദ്ദീഖ്. photograph എടുക്കാൻ. നമ്മുടെ photo ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെ നിന്നു കൊടുക്കും അല്ലേ? ആ, ആ ഇങ്ങനെ ചിരിച്ചിട്ട് ദേ ഇങ്ങനെ ചിരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ ചിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിന്നു കൊടുക്കും അപ്പോൾ അങ്ങനെ photo ഒക്കെ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്താണ് നമ്മുടെ ആ ഇതൊക്കെ ഉള്ളത് കാരണം, communication devices ഉള്ളത് കാരണമാണ് നമുക്ക് photo എടുക്കാൻ പറ്റുന്നത്. ആ transportation നു സഹായിക്കുന്നു. നമ്മള് പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ഒക്കെ ആയിട്ട് സഹായിക്കുന്നത് എന്താണ്? transport അല്ലേ? നമ്മള് പലതരത്തിൽ ഇപ്പോ book ചെയ്തിട്ടും ഒക്കെയാണ് നമ്മള് ചെയ്യുന്നത് ആ book ചെയ്യാൻ ഒക്കെ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ അഹ് telephones പോലെ നമ്മുടെ mobile phone ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മള് book ചെയ്യുന്നതൊക്കെ അല്ലേ. പിന്നെ അതുപോലെതന്നെ warnings അഥവാ മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ yes പിന്നെ ഏതാണ്? investigation. നമ്മുടെ crime investigation അല്ലേ? അന്വേഷണം കുറ്റാന്വേഷണം ഒക്കെ നടത്തുന്നതിന് അല്ലേ? കുറ്റാന്വേഷണം. ആരാണ് അത് കണ്ടുപിടിച്ചത്? അല്ലേ ആരാണ് ആ കുറ്റം ചെയ്തത് എന്നൊക്കെ അറിയാൻ ആയിട്ട്. പിന്നെ അതുപോലെതന്നെ banking അല്ലേ banking നമ്മള് banking എന്ന് തന്നെ അങ്ങട് എഴുതി okay അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ആര് സഹായിക്കുന്നത്? ആ video games കാണാൻ ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. okay ആ നിങ്ങ~നിങ്ങള് ഇപ്പോൾ പറഞ്ഞ എല്ലാ point കളും നിങ്ങൾക്ക് ഇതിൽ എഴുതാം കേട്ടോ. ഒക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് സഹായിക്കുന്നത്? നമ്മുടെ പല തരത്തിലുള്ള mass medias ഉം അതുപോലെ തന്നെ ബാക്കിയുള്ള communication devices ഉം എല്ലാം സഹായിക്കുന്നത്. clear ആയല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ phone വിളിക്കാൻ ഒക്കെ പറ്റുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് phone വിളിക്കാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ അഹ് നമ്മുടെ എവിടെയാണ്, നമ്മളിപ്പോൾ miss ഇപ്പോൾ ദേ കോഴിക്കോട് ആണ് നിൽക്കുന്നത്, പക്ഷേ miss, miss ന്റെ വീട്ടിലേക്ക് വിളിക്കും ഇല്ലേ? miss ന്റെ വീട് എവിടെയാ തൃശ്ശൂർ ആണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ miss ഇവിടെ നിന്നിട്ട് തൃശ്ശൂരിലുള്ള mis ന്റെ അമ്മേനെ വിളിക്കുകയാണ്

miss ഇങ്ങനെ ഇവിടെനിന്ന് വിളിക്കുമ്പോൾ തന്നെ അവിടെയുള്ള, തൃശൂർ ഉള്ള അമ്മയ്ക്ക് വിളി കേ~കേൾക്കുന്നുണ്ട് അല്ലേ? miss സംസാരിക്കുന്നതൊക്കെ clear ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയാ സാധിക്കുന്നത്? അതായത് നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് mobile tower കൾ ഇണ്ട്. അല്ലേ? mobile tower കൾ ഉണ്ട്. very good. Signal ആയിട്ട് പോയിട്ട് അല്ലേ? very good അപ്പോ mobile tower കൾ നമ്മുടെ എല്ലാ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോ ഈ mobile tower ൽ കൂടെ എന്തു ചെയ്യും? നമ്മള് ദേ miss നിൽക്കുന്ന ഭാഗത്തും ഒരു mobile tower ഉണ്ട്, അതുപോലെതന്നെ miss ന്റെ അമ്മ നിൽക്കുന്ന ഭാഗത്തും ഒരു mobile tower ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് miss ഇവിടെനിന്ന് സംസാരിക്കുമ്പോൾ ആ signals ഒക്കെ എന്ത് ചെയ്യും? അത് ഇങ്ങനെ പല പലതിനെ ആ ആ നമ്മുടെ ആ voice signals ഒക്കെ electric signals ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ആ mobile tower ൽ കൂടി ഇങ്ങനെ പോയി, പോയി, പോയി, പോയി അമ്മ നിൽക്കുന്ന അല്ലേ, അമ്മ നിൽക്കുന്ന ആ ഒരു mobile tower ലേക്ക് എത്തും. ആ signals, okay. ആ yes, okay ആ എൻറെ വീടി~ ൻറെ വീടിന്റെ അടുത്തുണ്ടെന്ന് നമ്മുടെ ആദിത്യ രാജേഷ് പറയുന്നു അല്ലേ? tower, mobile tower ആരാ ആദിത്യ രാജേഷിന്റെ അടുത്തുണ്ട് അല്ലേ? very good, okay. അപ്പോ അങ്ങനെയാണ്. അങ്ങനെ mobile tower കൾ വഴി ആയിട്ടാണ് ഇങ്ങനെ signals ആയിട്ട് ഇങ്ങനെ പോയി, പോയി, പോയിട്ടാണ് നമ്മൾക്ക് ഇവിടെ നിൽക്കുന്ന miss ന്റെ സംസാരം അങ്ങ് തൃശ്ശൂര് നിൽക്കുന്ന miss ന്റെ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നത്. okay അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ communication നടക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങള് എങ്ങനെ എഴുതണം അല്ലേ observe the picture and how does the voice reach the listener staying far away through a mobile phone അല്ലേ mobile phone ൽ നിന്നും കുറെ അകലെ നിൽക്കുന്ന ആ ഒരു viewer അല്ലെ ആ ഒരു receiver ക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ listener ക്ക് എങ്ങനെയാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്നുള്ള question ചോദിച്ചു കഴിഞ്ഞാൽ ഇ~ഇങ്ങനെ ഒരു picture തന്നിട്ട് നിങ്ങളോട് exam ന് ചോദിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറെ മക്കൾ എങ്ങനെ എഴുതണം? ദേ it is by using the satellite technology അല്ലേ? അത് satellite technology ഉപയോഗിച്ചിട്ടാണ് അത് നടക്കുന്നത് അല്ലേ അപ്പോ satellite technology ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ communication ഭയങ്കര fast ആയിട്ട് ഭയങ്കര speed ആയിട്ട് നടക്കുന്നത്. അപ്പോ അവിടെ ഇങ്ങനെ they are signal towers അല്ലേ signal towers ഉണ്ടായിരിക്കും. നമ്മുടെ അല്ലേ, നമ്മുടെ caller ന്റെ അടുത്തും caller എന്നു വെച്ചുകഴിഞ്ഞാൽ miss ഇപ്പോൾ വിളിക്കുകയാണ് അല്ലേ? miss വിളിക്കുമ്പോൾ miss ആണ് caller. caller ഉം അതായത് ആരാണോ വിളിക്കുന്നത് അവരുടെ അടുത്തും ആരാണോ phone എടുക്കുന്നത്, അല്ലേ കേൾക്കുന്ന~ ത് ആരാണോ listener ആരാണോ അവരുടെ അടുത്തും എന്തുണ്ടാകും? signal towers ഉണ്ടായിരിക്കും അല്ലേ? ങ്ഹാ signal towers ഉണ്ടായിരിക്കും എന്നിട്ട് എന്താണ് satellites ആണ് അപ്പോ ഈ നമ്മുടെ ഇതിൻറെ മേലെ നിന്നുള്ള satellite ഉണ്ടായിരിക്കും ആ satellites അത് എന്ത് ചെയ്യും? ഈ ഒരു signals നെയൊക്കെ receive ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? sending by waves of the listener ഏ to the listener എന്നിട്ട് അത് waves ആയിട്ട് ഇങ്ങനെ electric signals പല പല ആ തരംഗങ്ങൾ ആക്കിയിട്ട്, waves എന്ന് വെച്ചാൽ എന്താണ് തരംഗങ്ങൾ ആ തരംഗങ്ങൾ ആയിട്ട്

അപ്പോ അങ്ങനെയാണ് ആ ഒരു communication നടക്കുന്നത്. okay. clear ആയോ? clear ആയോ മക്കളെ? clear ആയോ? അപ്പോ ദേ നമ്മുടെ ദേ chapter ദേ തീരാൻ പോവാണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേ ഇങ്ങനെ ഒത്തിരി നമ്മുടെ ഈ ഒരു technology, നമ്മള് പഴയ കാലം പോലെയല്ല അല്ലേ? miss ഒക്കെ ഇങ്ങനെ അന്തംവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. miss ന്റെ ചെറുപ്പകാലത്തെത്തെ പോലെയല്ല ഇപ്പോ അത് ഉള്ളത്. ഇപ്പോ എന്തോരം മാറ്റാ വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഇനി ഇപ്പോ നിങ്ങള് വലുതായി നിങ്ങള് ഒരു പത്ത് എത്രയാ പത്തിരുപത്തഞ്ച് വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഒത്തിരി മാറ്റങ്ങള് ഇതിനേക്കാളും കൂടുതല് technologies ഇങ്ങനെ വളർന്നിട്ടുണ്ടാകും. miss ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇരിക്കുകയായിരിക്കും. എന്തൊക്കെയായിരിക്കും ഇപ്പോൾതന്നെ ഇത്രയധികം develop ചെയ്തു അങ്ങനെയാണെങ്കിൽ നിങ്ങള് വളർന്നിട്ട് വല്യ ആൾക്കാര് ഒക്കെ ആയിട്ട് വലിയ college ലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ എന്തോരും technology കൾ വന്നിട്ടുണ്ടാവും? പുതിയ പുതിയ technology കൾ ഒക്കെ വന്നിട്ടുണ്ടാകും അല്ലേ? ആ yes അപ്പോൾ അങ്ങനെ നമ്മുടെ വിവരവിനിമയ അല്ലേ, നമ്മുടെ communication technology എന്ന് പറയുന്നത് അനുദിനം അല്ലേ daily ഇങ്ങനെ എന്നു തന്നെ പറയാം, rapidly ഇങ്ങനെ ഭയങ്കരായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാണ്, progress ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് നമ്മുടെ എന്താണ് climate change അല്ലേ? കാ~കാലാവസ്ഥാ മാറ്റങ്ങള് അതുപോലെതന്നെ natural calamiti natural calamities എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ. ആ പ്രകൃതി ദുരന്തങ്ങള് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഏതു ഭാഗത്തുള്ളത് ആയാലും, എവിടെ ഉള്ളത് ആയാലും. അതൊക്കെ അറിയാൻ ആയിട്ട് സഹായിക്കുന്നുണ്ട്. and pass turn to the authors even in

നമ്മുടെ ആ ഒരു communication technology യാണ് സഹായിക്കുന്നത്. അപ്പോ communication tech hello hello good morning ma'am good morning ഏർ എന്റെ പേര് നിത്യനാണെ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

okay ഞാനും എന്റെ ഏർ കൂട്ടുകാരും കൂടെ ഏർ അവധിക്കാലത്ത് ഒരു ഏർ

നമുക്കിപ്പോ ഏറ്റവും പുതുതായി നമുക്ക് വരുന്ന packages എന്ന് പറയുന്നത് കാശ്മീർ ഗോവ അതുപോലെ ലക്ഷദ്വീപാണ് ma'am ഏതായിരുന്നു നോക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു യാത്രയായിരിക്കണം ന്നാണുള്ളത് അപ്പോൾ നിങ്ങടെ idea എന്താണ് നിങ്ങക്ക് ഇതിനുമുമ്പ് പരിചയണ്ടാവില്ലേ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ നിങ്ങളുടെ ഒരു opinion എന്താണ്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 നമുക്ക് ഇതുപോലെ ഒരുപാട് പേര് നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ trip പോകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന package കാശ്മീറിലേക്കാണ്

കാശ്മീർ ഇപ്പോ climate ഒക്കെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുവോ കാര്യങ്ങളൊക്കെ വളരെ നല്ല climate ആണ് madam നമുക്കിപ്പോൾ വളരെ നല്ല തണുപ്പാണ് ആഹ് നമുക്ക് പുറത്ത് നമ്മളെ സുഹൃത്തുക്കൾ വഴിയും മറ്റും നിങ്ങൾ തന്നെ അറിഞ്ഞു കാണുല്ലോ നല്ല തണുപ്പാണ് മഞ്ഞാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ കാശ്മീരിലേക്ക് ആണ് നോക്കുന്നത് പോകാൻ വേണ്ടിയിട്ട് okay ഞാനെന്റെ വേറെ കൂട്ടുകാര് ഏർ ഇതുപോലെ യാത്ര പോയത് കാശ്മീരിലേക്ക് പോയത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ മനസ്സിൽ ഒരു ഐ ഏർ ആഗ്രഹം ഉണ്ടായിരുന്നു കാശ്മീരിലേക്ക് പോണം എന്നുള്ളത് അപ്പോ എങ്ങനെയാണ് അതിന്റെ കാര്യം ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല കാര്യങ്ങൾ ഒന്നു പറഞ്ഞുതരാമോ എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും madam ഏർ madam എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എത്ര കൂട്ടുകാരുണ്ടാവും എനിക്കൊരു പത്ത് ആൾക്കാര് എന്തായാലും ഉണ്ടാവും okay നമ്മുടെ package വരുന്നത് പതിനെട്ടായിരം രൂപയ്ക്കാണ് madam ത്തിന് അത്

പതിനെട്ടായിരം രൂപയ്ക്കാണ് അല്ലേ

അഹ് കുഴപ്പമില്ല പക്ഷേങ്കില് നല്ല രീതിയില് അഹ് ചെയ്ത് അതായത് നമ്മള് ഏർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു അടിപൊളിയാക്കി വരണം ന്നാണ് നമുക്കുള്ളത് കാരണം കുറെ കാലത്തിനടുക്കാണ് നമ്മളെ എല്ലാ കൂട്ടുകാരും കൂടെ ഇങ്ങനെ ഒരു ഏർ യാത്ര plan അതായതു നമ്മൾ ആഗ്രഹിച്ചു പോന്നത് അപ്പോൾ അതൊരു നല്ല രീതിയിൽ ഏത് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റിയ ഒരു യാത്രയാവണം ന്ന് ഞങ്ങക്ക് നിർബന്ധമുണ്ട് ആ ഒരു രീതിക്ക് നിങ്ങൾ ഇത് ഏർ നോക്കി നമുക്ക് ആ ഒരു രീതിക്ക് നിങ്ങള് ചെയ്തു തരണം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

അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തോട് പറയാൻ സാധിക്കും okay ഏർ എനിക്കിപ്പോൾ നിങ്ങള് പൈസയുടെ കാര്യാണല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ എനിക്ക് അതില് പറയാനുള്ളത് നമ്മള് പത്തു ആൾക്കാര് ഉള്ളത് അപ്പോ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പൈസ ആയിട്ട് തോന്നുന്നില്ല നമുക്കിത് കൊഴപ്പമില്ല ചെയ്യാൻ വേണ്ടി

madam ത്തിൻറെ കൂടെയുള്ള കൂട്ടുകാരുടെ കുടുംബങ്ങളും വരുന്നുണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരു മാത്രണോ ഇല്ല നമ്മൾ കുടുംബങ്ങളെ അങ്ങനെ കൂട്ടാൻ plan ചെയ്യിന്നില്ല കാരണന്താന്ന്ച്ചാല് നമ്മുക്ക് ഏർ കൂട്ടുകാര് ഒരുമിച്ച് പോകുമ്പോ